സുഖമായിരിക്കുന്നു. സെനിറ്റക്കോ?

ആ എനിക്കും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥാ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ടാണല്ലേ? അതെ പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇന്ന് എൻ്റെയൊരു സുഹൃത്തിൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് പോയരുന്നു. അത് നമ്മടെ ഇടുക്കി ജില്ലയിൽ വച്ചിട്ടായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്കൊക്കെ രാവിലെ വളരെ തണുപ്പും എന്നാൽ അവിടെ എത്തിയൊരു ഉച്ച ആയപ്പോഴേക്കും അസഹനീയമായ ചൂടായിരുന്നു.

അതെ അതെ വ നമ്മുടെ മൊത്തം താളം തെറ്റി കിടക്കുകയാണ് ഇപ്പം നോക്കിയേ ഇപ്പം ആണെങ്കിൽ പെരുമഴയാണ് കുറച്ചു നേരം മുമ്പ് ഭയങ്കര ചൂടുമായിരുന്നു അപ്പോ ഒരു സമയത്തിനനുസരിച്ചേയല്ല കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നെ തണുപ്പുകാലത്ത് നേരെ മഴക്കാലം പോലെയാണ് കാണിക്കുന്നേ പിന്നെ ചൂടിൻ്റെ സമയത്ത് തണുപ്പ് വരും അങ്ങനെ നമുക്ക് ഭയങ്കര വ്യക്തമായിട്ട് ഞാനും ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് പോയപ്പത്തേക്കും തൃശ്ശൂർ ജില്ലയിലൊക്കെ പോയപ്പോ അവടെ ഭയങ്കര പെരുമഴയായിരുന്നു പെട്ടെന്ന് കുറച്ചു കഴിഞ്ഞപ്പത്തേക്കും ന ആ ഭയങ്കര ചൂടുമായി പിന്നെ അത് പെട്ടെന്ന് തണുപ്പായി മാറുന്നു അങ്ങനെ പല പല മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ്. അതെ ഈ കഴിഞ്ഞ മഴക്കാലം ഓർക്കുന്നില്ലേ? പലയിടങ്ങളിലും മഴ കിട്ടിയപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊന്നും മഴപെയ്യുന്നേ ഉണ്ടായിരുന്നില്ല എന്നാലോ സഹിക്കാൻ പറ്റാത്ത ചൂടും ആ മഴക്കാലമങ്ങോട് മാറി പതിയെ മഞ്ഞുകാലം തുടങ്ങി വന്നപ്പോഴാണ് ഇപ്പോ മഴ പെയ്യാൻ തുടങ്ങിയത്. പക്ഷേ മഞ്ഞും വെയിലും എല്ലാത്തിൻ്റെയും ശക്തി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് അതുകൊണ്ട് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അതേ ശരിയാണ് നമ്മള് ആ മൊത്തത്തിൽ നമുക്ക് ആരോഗ്യപ്രശ്നങ്ങളും ഉണ്ടാവും കാരണം ഈ ഇങ്ങനെ മാറികൊണ്ടിരിക്കുന്ന കാലാവസ്ഥ പിന്നെ നമ്മൾ ഇപ്പോ കാലാവസ്ഥേനെ പറ്റി പറയുമ്പോ ഇതെല്ലാം കാരണം ആഗോളതാപനം കാരണമാണ് ഉണ്ടാകുന്നത്. കാരണം മൊത്തം ലോകത്ത് വിപത്തായി മാറിയിരിക്കുന്ന ഈ വിഷയത്തെപറ്റിയാണ് മൊത്തം ഈ കാലാവസ്ഥ ആഗോളതാപനം കാരണമാണല്ലോ ഇതൊക്കെ നടക്കുന്നേ ഇതൊക്കെ അല്ലേ അഭിജിത്ത്? അതെ അതെ അതെ ആഗോളതാപനം വളരെ വലിയൊരു ഘടകമാണ് ഈ നമ്മുടെ മാറിവരുന്ന കാലാവസ്ഥേടെ കാരണം ഇപ്പോ ആഗോളതാപനം മൂലം ഹിമാലയത്തിലെ മഞ്ഞുരുകുന്നു അൻറാർട്ടിക്കയിലെ മഞ്ഞുരുകുന്നു. മഞ്ഞുരുകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് ജലനിരപ്പ് സ്വാഭാവികമായും കൂടും. ജലനിരപ്പ് കൂടുമ്പോഴേക്കും നമുക്ക് ഇപ്പോ നദികളിലും കടലിലും ഉൾക്കൊള്ളാവുന്ന ജലത്തിൻ്റെ അളവ് വർധിച്ചുകൊണ്ടിരിക്കണെയാണല്ലോ അപ്പോ അത് നമ്മുടെ പ്രകൃതിയെ വല്ലാതെ ബാധിക്കും.

കാരണം ഇപ്പം മലിനീകരണം കൂടുകയാണ് അല്ലേ?

അതെ അതെ നമ്മള് പ്രകൃതിയെ ദ്രോഹിക്കുന്നതനുസരിച്ചാണ് ഈ കാലാവസ്ഥ വ്യതിയാനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാറുന്ന ചൂടും തണുപ്പും എല്ലാത്തിനും കാരണം നമ്മള് മനുഷ്യര് തന്നെയാണ്. വ്യവസായിക കേന്ദ്രങ്ങളുടെ വർദ്ധനവ് മൂലം നമ്മുടെ അന്തരീക്ഷത്തിനുണ്ടാവുന്ന മാറ്റമാണല്ലോ നമ്മുടെ ചൂടിനും തണുപ്പിനും കാരണമായിട്ട് വരുന്നത്. അതെ അതെ വ്യവസായികവും പിന്നെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമ്മൾ കാടുകളും മലകളും കൊ വെട്ടുകയാണ് അപ്പം അതനുസരിച്ച് കുറഞ്ഞുവരികയാണ് അപ്പം അതനുസരിച്ച് നമുക്ക്

പച്ചപ്പും ഹരിതാഭവും അതെല്ലാം കുറയുകയാണ് ജനസംഖ്യ കൂടുമ്പോ ആൾക്കാർക്ക് താമസിക്കാൻ നമ്മളിതെല്ലാം വെട്ടിക്കുറച്ച് നമ്മടെ സൗകര്യത്തിനാക്കുമ്പോ അതനുസരിച്ച് ന മൊത്തത്തിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കണെ പിന്നെ മ മാലിന്യം പടർത്തുക അങ്ങനെ അങ്ങനെ പല പല ദ്രോഹങ്ങളാണ് നമ്മളീ പ്രകൃതിനോടും മൊത്തം അപ്പൊ പിന്നെ കാലാവസ്ഥേനെ പറഞ്ഞിട്ട് കാര്യവുമില്ല. കാലാവസ്ഥയാണെങ്കി ഇങ്ങനെ ഇങ്ങനെ മാറി കൊണ്ടിരിക്കുകയാണ് അതു നമുക്കും പ്രശ്നമാണ് നമ്മള് അതിൽ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് ആ പ്രശ്നത്തിലോട്ട് നമ്മൾ കൂടുതൽ ദാനം ചെയ്‌തോണ്ടിരിക്കുകയാണ് അല്ലേ അഭിജിത്ത്? അത് അതെ അതെ ഈ കഴിഞ്ഞ പത്തൻപത് ദശകത്തിനുള്ളിൽ തന്നെ നമ്മള് കേരളത്തില് തന്നെ എന്തോരം വനഭൂമിയാണ് കയ്യേറി മരങ്ങള് വെട്ടിമുറിച്ചും കാട് നശിപ്പിച്ചിട്ടുമുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രകൃതിയുടെ സന്തുല സന്തുലിനിതാവസ്ഥ തന്നെ താളം തെറ്റുകയാണ് അപ്പോൾ തീർച്ചയായും പ്രകൃതി നമ്മളോട് ക്ഷോഭിക്കും അതിൻ്റെ ഒരു സൂചനയാണ് ഈ കാലാവസ്ഥയില് ഉണ്ടായ മാറ്റങ്ങളും മറ്റും. ഇനി തുടർന്ന് എന്തൊക്കെ വരുമെന്ന് നമുക്ക് അറിയില്ലല്ലോ?

പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നാശം വിതയ്ക്കും എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പം മഴ പെയ്യുന്നത്

അതെ ശരിയാണ് മൊത്തം വെള്ളപ്പൊക്കവും മൊത്തം നമുക്ക് പ്രശ്നങ്ങളാണ് അത് നമ്മൾ പഠിക്കുന്നില്ല പാഠം പഠിക്കുന്നേയില്ല നമ്മൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതെ ഇപ്പോ നമ്മള് ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ശീതീകരിച്ച മുറികളിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു എന്നാലോ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഇത്

അതെ അതെ പ്രശ്നങ്ങളും അത് പിന്നെയും പിന്നെയും പ്രശ്നത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്.

അതെ ഞാ നമുക്ക് കുറെ നാളായില്ലേ നമ്മള് നേരിട്ട് കണ്ടിട്ട് നമുക്കെന്തായാലും ഇതിനെപ്പറ്റിയൊരു ദീർഘമായ ചർച്ച തന്നെ ആവശ്യമുണ്ട്. അപ്പോ അഭിജിത് കണ്ടുമുട്ടാം ഓ ശരി അഭിജിത്ത്. ശുഭരാത്രി ശരി സെനിറ്റ.